Java Installationനെ കുറിച്ചുള്ള സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ജെഡികെ ഇൻസ്റ്റോൾ ചെയ്യുന്നത്
എന്താണ് ജാവ Javaയുടെ വിവിധ രൂപങ്ങളും ആപ്ലിക്കേഷനുകളും
ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജാവ ഡെവലപ്പ്മെന്റ് എൻവൈറൻമെന്റ് ജെഡികെ 16 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം
സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം
linuxലെ ടെർമിനൽ ടെക്സ്റ്റ് എഡിറ്റർ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എന്നിവ ഉപയോഗിക്കുവാൻ അറിഞ്ഞിരിക്കണം
അതിനായി spoken tutorialorgൽ ലഭ്യമായ ലിനക്സ് സ്പോകെൻ ട്യൂട്ടോറിയലുകൾ കാണുക
ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജെഡികെ ജാവ ഡെവലപ്പ്മെന്റ് കിറ്റ് ഇൻസ്റ്റോൾ ചെയ്യണം
JDKയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക
ഇപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ജെഡികെ ഇൻസ്റ്റോൾ ചെയ്യാം
ഇതിനായി റൂട്ട് പെർമിഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്
അത് പോലെ ഒരു റിപ്പോസിറ്ററി തിരഞ്ഞെടുക്കുന്നതും അറിഞ്ഞിരിക്കണം
ഇവ മുൻപ് പറഞ്ഞ പോലെ ലിനക്സ് ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്
ഡസ്ക്ടോപ്പിന്റെ ഇടത് കോണിൽ ടാസ്ക് ബാർ കാണാം
മുകളിൽ ഡാഷ് homeഉം കാണാം
ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക
സെർച്ച് ബാറിൽ സിനാപ്റ്റിക് ടൈപ്പ് ചെയ്യുക
അപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ കാണാം
സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ക്ലിക്ക് ചെയ്യുക
authenticationനായി പാസ് വേർഡ് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു
അതിനാൽ പാസ് വേർഡ് ടൈപ്പ് ചെയ്ത് അതെന്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക
ഇത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ തുറക്കുന്നു
ക്വിക്ക് ഫിൽട്ടർ ബോക്സിൽ ജെഡികെ ടൈപ്പ് ചെയ്യുക
openjdk 6 ജെഡികെ എന്ന ഒരു പാക്കേജ് കാണാം
ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ആപ്ലി ക്ലിക്ക് ചെയ്യുക
വരുത്തേണ്ട മാറ്റങ്ങൾ കൺഫർം ചെയ്യാൻ ആവശ്യപ്പെടുന്നു
ടോ ബെ ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ചെയ്ത് ആപ്ലി ക്ലിക്ക് ചെയ്യുക
installationന് കുറച്ച് നിമിഷങ്ങൾ എടുക്കുന്നു
ഇപ്പോൾ openjdk 6 ജെഡികെ ഓപ്ഷൻ പച്ച നിറത്തിൽ കാണുന്നത് ശ്രദ്ധിക്കുക
അതായത് നമ്മുടെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായി
ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ഉറപ്പ് വരുത്താം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
ഞാൻ നേരത്തേ തന്നെ ഇവിടെ ടെർമിനൽ തുറന്നിട്ടുണ്ട്
കമാൻഡ് promptൽ ജാവ സ്പേസ് ഹൈഫൻ വെർഷൻ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
jdkയുടെ വെർഷൻ നംബർ കാണപ്പെടുന്നു
നിങ്ങൾ ഉപയോഗിക്കുന്ന distributionന് അനുസരിച്ച് നിങ്ങളുടെ വെർഷൻ നംബർ വ്യത്യാസപ്പെട്ടിരിക്കാം
അതായത് നമ്മൾ ജെഡികെ വിജയകരമായി ഇൻസ്റ്റോൾ ചെയ്തു കഴിഞ്ഞു
ഒരു ലളിതമായ ജാവ പ്രോഗ്രാം റൺ ചെയ്ത് അത് പ്രവർത്തിക്കുന്നോ എന്ന് നോക്കാം
നേരത്തേ തന്നെ കോഡ് ടെസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ജാവ എന്ന ഫയലിൽ സേവ് ചെയ്തിട്ടുണ്ട്
കംപൈൽ ചെയ്ത് കോഡ് റൺ ചെയ്യട്ടെ
ഈ കോഡ് ടെർമിനലിൽ വെ ഹേവ് സക്സസ്ഫുള്ളി റണ് a ജാവ പ്രോഗ്രാം എന്ന് കാണിക്കുന്നു
ടെർമിനലിലേക്ക് തിരിച്ചു പോകാം
ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക160 ടെസ്റ്റ്പ്രോഗ്രാം ഡോട്ട് ജാവ എന്ന ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് ഹോം directoryൽ ആണ്
കൂടാതെ ഞാനിപ്പോൾ ഹോം Directoryയിൽ ആണ്
കമാൻഡ് promptൽ ജാവാക് സ്പേസ് ടെസ്റ്റ്പ്രോഗ്രാം ഡോട്ട് ജാവ ടൈപ്പ് ചെയ്യുക
ഇത് കോഡ് കംപൈൽ ചെയ്യുന്നതിനാണ്
എന്റർ പ്രസ് ചെയ്യുക
ഇപ്പോൾ കോഡ് റൺ ചെയ്യാം
ജാവ സ്പേസ് ടെസ്റ്റ്പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് വെ ഹേവ് സക്സസ്ഫുള്ളി റണ് a ജാവ പ്രോഗ്രാം എന്ന് കിട്ടുന്നു
അതായത് നമ്മുടെ ഇൻസ്റ്റലേഷൻ വിജയകരമായിരുന്നു
സ്ലൈഡിലേക്ക് തിരിച്ച് പോകാം
ജാവ എങ്ങനെ ഉപയോഗകരമാണ് എന്ന് ഇപ്പോൾ വിശദമാക്കാം
ജാവ ലളിതമാണ്
ജാവ ഒബ്ജക്ട് ഓറിയന്റഡ് ആണ്
ഇത് പ്ലാറ്റ്ഫോർം ഇൻഡിപെൻഡന്റ് ആണ്
ഇത് സുരക്ഷിതമാണ്
Javaക്ക് ഉയർന്ന പെർഫോർമൻസ് ഉണ്ട്
ജാവ മൾട്ടി - ത്രെഡഡ് ആണ്
javaയുടെ വിവിധ രൂപങ്ങളും ആപ്ലിക്കേഷനുകളും നോക്കാം
JSP അതായത് ജാവ സെർവർ Pages ഇത് സാധാരണ എച്ടിഎംഎൽ കോഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്
ഡൈനാമിക് ആയ വെബ് പേജുകൾ സൃഷ്ടിക്കാൻ ജെഎസ്പി സഹായിക്കുന്നു
Java Applets വെബ് applicationന് ഇന്ററാക്ടീവ് ഫീച്ചർസ് നൽകുവാൻ ഇത് ഉപയോഗിക്കുന്നു
J2EE അതായത് ജാവ എന്റർപ്രൈസ് Edition കമ്പനികൾ j2ഇഇ ഉപയോഗിക്കുന്നു
ഇത് എക്സ്എംഎൽ സ്ട്രക്ചർഡ് ഡോക്യുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപകരിക്കുന്നു
JavaBeans ഇത് റ്യൂസബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ്
പുതിയതും പരിഷ്കൃതവുമായ ആപ്ലിക്കേഷനുകൾ സൃഷ്ടിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു
Mobile Java ഇത് മൊബൈൽ ഫോൺ പോലുള്ള എന്റർടെയിൻമെന്റ് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു
ഇവിടെ പഠിച്ചത് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ജെഡികെ ഇൻസ്റ്റോൾ ചെയ്യുന്നത്
ഒരു ജാവ പ്രോഗ്രാം കംപൈൽ ചെയ്ത് റൺ ചെയ്യുന്നത്
ജാവ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ
Javaയുടെ വിവിധ രൂപങ്ങളും ആപ്ലിക്കേഷനുകളും
ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി